ആഹ് നല്ലതെന്നെ. ഇപ്പെന്താ പരിപാടി? എന്ത് പരിപാടി? ഇപ്പോ ഒരു പരിപാടിയൊന്നും ആയില്ല. പരിപാടിക്ക് നോക്കിക്കൊണ്ടിരിക്ക്ന്ന്.

ഞാനിപ്പോ കാര്യായിട്ടൊന്നുവില്ല. ഞാന് പ്ലസ് ടു കഴിഞ്ഞട്ടെന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണംന്ന് വിചാരിക്ക്ന്ന്. ഏ പ്ലസ് ടു കഴിഞ്ഞാല് ഡിഗ്രിക്ക് പൊയ്ക്കൂടേനോ? നല്ല വിദ്യാഭ്യാസെല്ലാം നല്ലെ മുന്നോട്ട്ണ്ടെങ്കില് നല്ല നല്ല ജോബ് കിട്ടും, ങും ഡിഗ്രിക്കൊക്കെ നല്ല വാല്യൂവാണിപ്പോ മൂല്യം ഇണ്ട്. മൂല്യം ഒണ്ട്. പക്ഷെ എനക്ക് ഡിഗ്രിക്ക് പോവാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അത് മൂന്ന് കൊല്ലോം പഠിച്ചിട്ട് അധികം പഠിക്കാന്ള്ളയൊരു ഇതില്ല.

ശെരിക്കും പഠനത്തിന്റെ ആഹ് മൂല്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ നല്ലെരിക്ക് അത്

കിട്ടിയാല് നമ്ക്ക് നല്ല ജോലീല് കിട്ട്ന്നെ നല്ല നല്ല ശമ്പളോക്കെ കിട്ടുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മള് പഠിച്ചോണ്ടല്ലേ ഇങ്ങനെ കിട്ടിയത്ന്ന്. അപ്പൊ ഇപ്പൊ പഠിക്കാത്ത ചെറിയ കൊറച്ചിപ്പൊ പ്ലസ് ടു പഠിച്ച് അല്ലേ പത്ത് പഠിച്ച് നിക്ക്ന്നവര്ന്ന് വിചാരിക്ക് അവരിക്കിപ്പം ജോലി കിട്ടി. ജോലി കിട്ടിയ ആ സമയം അവര്ക്ക് കിട്ട്ന്നത് ചെറിയ ശമ്പളം.

അവരൊര് മൂന്ന് വർഷം കൂടിയിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ കൊറച്ച് കൂടിയുയർന്ന ശമ്പളം വാങ്ങാമായിരുന്നൂന്നുള്ള തോന്നല്ണ്ടാവും. അതായത് നമ്മളൊന്നിച്ച്ള്ളവരെന്നെ വർക് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർക്ക്

ആഹ് കൂടുതൽ ശമ്പളം കിട്ട്മ്പോ നമ്മള് വിചാരിക്കൂല്ലേ നമ്മക്കും അങ്ങനെ പഠിച്ച്നെങ്കില് ചെറിയൊര് ഇത് മൂന്ന് വർഷാല്ലേ? ആ മൂന്ന് വർഷം കൂടി നമ്മ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊര് ഏ ശമ്പളോക്കെ കിട്ടുന്ന ജോലി കിട്ടുന്ന അന്നേരം നമ്മള് മനസ്സിലാവും. ഇപ്പം നമ്മ വിചാരിക്കും എന്തിന് ഒര് ഏ പിന്നെ മൂന്ന് വർഷേല്ലാം എന്തിനാ വെറുതെ കളയുന്നെ വേസ്റ്റ് ആക്കുന്നേന്നൊക്കെ വിചാരിക്കും. അത് ബെയ്യെ വൈയിയാണതിന്റെപ്പറ്റി നമക്ക് മനസ്സിലാക് ങേ മനസ്സിലാകാന്ണ്ടല്. ഇപ്പെന്റെന്നെയൊരിത് ഞാൻ പറയാകാണെങ്കി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയതാ

ഡിഗ്രി ഫസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റെയ്ത്, കംപ്ലീറ്റെയ്യുമ്പഴത്തേക്കാർന്ന് എന്റെ കല്യാണം കഴിഞ്ഞെ. അങ്ങനെ എനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റീല്ല.

എനിക്കിപ്പോ അത് കംപ്ലീറ്റ് ചെയ്യണന്ന്ണ്ട്, ഞാൻ ഡിസ്റ്റന്റായിട്ട് പഠിക്കണന്നാഗ്രഹിക്ക്ന്ന്ണ്ടിപ്പോ. എന്നാപ്പിന്നെ പോയിക്കൂടെ? അവടെ പഠിച്ചെടത്തന്നെ പോയിക്കൂടെ?

ഞാന് ഏ എനക്കിപ്പോ കുട്ടികലെല്ലാം ഇള്ളത് കൊണ്ട് ഏ ഗൂ ഏ കോളേജിലെല്ലാം പോവാന്ള്ള ബുദ്ധിമുട്ടാന്ന്. അത്കൊണ്ട് ഡിസ്റ്റന്റായിട്ട് പഠിക്കാനാന്ന് ഞാനാഗ്രഹിക്കുന്നെ.

എന്റെ കൂടെ പഠിച്ചവരെല്ലാം ആഹ് എന്റെ കൂടെ പഠിച്ചവരെല്ലായില്ലേ പഠിച്ചത് കൊണ്ടെന്നെ അവര് നല്ല ജോലീല് എഞ്ചിനീയർ ആയിട്ടു നല്ല പഠിച്ചോലാ

ഡോക്ടർ ആയിറ്റു എല്ലാരും ഓരോ നല്ല നല്ല ജോലീല് നിക്ക്ന്ന്ണ്ട്. ന നമ്മളെല്ലാം ന ആ പഠിക്കണ്ട സമയം നല്ലോണം പഠിച്ചിന് ശെരിയാന്ന്. പക്ഷെ ബാക്കി മുന്നോട്ട് പഠിക്കാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യമായ കാര്യം.

അങ്ങനെ നമ്മള് മുപ്പ മുന്നോട്ട് പഠിച്ചീനെങ്കില് ഇന്നും അവരെപ്പോലെ ഏ നല്ല ഒര് ജോലി കിട്ടുവെന്ന് അവരെത്തന്നെ കണ്ടിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ്.

നമ്മളെല്ലാം നല്ലോണം പഠിച്ചിന്. പക്ഷേങ്കില് മുന്നോട്ട് പോവാൻ നമ്മളെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത്കൊണ്ട് നമ്മളിപ്പ വീട്ടില്. പഠിക്കേണ്ട സമയം എന്തായാലും പഠിച്ചിരിക്കണന്ന്ള്ളതിന്റെ മൂല്യം മനസ്സിലായത് ശെരിക്കും പറഞ്ഞാ ഇപ്പാണ്. ഉം ശെരിയാണ്. ഇപ്പ പഠിച്ച്

ഉം. പഠിപ്പിന്റെ കാര്യത്തിലൊക്കെ വെച്ച്. ഇന്നത്തെ സാക്ഷര ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് പിന്നെ പഠിച്ച് പഠിച്ച് വരുന്നുണ്ടല്ലോ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം എന്താണ്ന്നെല്ലാം നമ്മളെ പുസ്തകത്തില് പഠിക്ക്ന്ന്ണ്ട്. അപ്പോ ഉം ഉം നീ തന്നെ നിനക്ക് പറ്റിയ ജോലി എന്താ നിന്റെ ഞാനെവടെയാണ് ഭാവിയിലെത്തിച്ചേരേണ്ടത് എന്ന് നീ തന്നെ മനസ്സിലാക്കണം. അപ്പ നിനക്ക് എനക്ക് ഇന്നത് പഠിക്കാൻ തോന്നും അഹ് ഇന്നത് പഠിക്കണോ

ഇപ്പൊ ഓരോരുത്തർക്കുവോരോ കരിയറാന്ന്. ആഹ് നിനക്കിഷ്ടം ചെലപ്പോ ഫുട്‍ബോൾ ആയിരിക്കാം അല്ലെങ്കില് വേറെ ഏതെങ്ങു കോഴ്സായിരിക്കാ, ഏ പിന്നെ ഡിഗ്രി പോണവര് ഡിഗ്രി പോവാ. ഡിഗ്രി വേസ്റ്റ് ആന്ന്ന്നുള്ള കാര്യം മാത്രം പറയരുത്. കാരണം അതിനനുസരിച്ച് നല്ല ഏ ആം അയിനുള്ള മൂല്യവും നമ്മൾ ചെയ്യ്ന്ന ജോലിക്ക്ണ്ടാവും. അതൊറപ്പായ കാര്യാന്ന്. ഇതിപ്പ ഞാൻ ഏ കണ്ട് പഠിച്ചതാണ്. ഓരോരുത്തരും ഇങ്ങനെ പഠിച്ചെന്റെ കൂടെ പഠിച്ചധികാളും പിജി കഴിഞ്ഞു. പിജി കഴിഞ്ഞിട്ട് ഏ ചെലവര് വർക്ക് ചെയ്യ്ന്ന്ണ്ട് ചെലവരിങ്ങനെ നോക്കിക്കൊണ്ട്ക്ക്ന്ന്ണ്ട്, ഒക്കെയിണ്ട്. അപ്പോ വിദ്യാഭ്യാസേന്നത് എല്ലാവർക്കും അത്യാവശ്യമായൊര് കാര്യവാണ്.

അതിന് മുൻഗണന കൊട്ക്ക്ക. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാൻ നോക്കണ്ട. കാരണം എങ്ങനേങ്കിലും കോഴ്‌സാന്നെങ്കില് കോഴ്‌സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്ക. വെറുതെ വീട്ടിലിരിക്കാണ്ട്. ആഹ് ആഹ് നമ്മള് മനസ്സിലാക്കേണ്ട കാര്യംന്ന് പറഞ്ഞാല് ഉം ശെരിയാണ്. ഉം. വിദ്യാഭ്യാസം അത്രക്കും ഏ അത്യാവശ്യമായ കാര്യാണ്. ഇപ്പൊ വേറെ ആളത് കാണുമ്പാന്ന് നമ്മളന്ന് പഠിച്ച്നെങ്കില്ന്നുള്ള ചിന്ത നമക്ക്ണ്ടാവുന്നത് വേറൊരാളത് കാണുമ്പാന്ന്. അത് ശെരിയല്ലേ? അതെ സത്യാണ്. അയിലൊരു ഡൌട്ടൊന്നൂല്ല. ഉം. ആഹ്. അപ്